അതേ അതേ നമുക്ക് ഇപ്പൊ നെലവില് ഈയൊരു

അതിനെക്കുറിച്ച്‌ ഒന്ന് രണ്ടു കാര്യങ്ങള്‍ സംസാരിക്കാനാണ്

നിങ്ങളും കഴിഞ്ഞിരിക്കയാണെന്നാ കരുതണേ. ആ, അതെയതെ ഫ്രീ ആണ്. പറഞ്ഞോ. നമ്മുടെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സത്യത്തില്‍ അറിവിന്‍റെ ഉദ്യോഗരൂപത്തെ വിളിക്കണ ഒരു പൊതു

നാമമാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാല്.

അര്‍ത്ഥത്തില്‍ ഉപയോഗപ്പെടുന്ന പദമാണ് എന്നതിനാലും കൃത്യമായിട്ട്‌ ഇതിനു നിര്‍വചനം ഇതിനു കൊട്ടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.

ഈയൊരു സാങ്കേതിക വിദ്യയുടെ വളര്‍ച്ച എത്രത്തോളാണ്.

ഗവണ്മെന്‍റിനെ വച്ച് ആണെന്നുണ്ടെങ്കില് സംസാരിക്കാം. കാരണം,

കുഞ്ഞാലിക്കുട്ടി ഐടി വകുപ്പ്

മുമ്പ് നമ്മടെ സാങ്കേതിക വിദ്യയോട്

സാധനങ്ങള്‍ ഒക്കെ കൊണ്ട് വരുന്നതില്‍ വളരെ എതിര്‍പ്പുകള്‍ പ്രകടിപ്പിച്ചിരുന്ന പല ടീമുകളും ഇന്ന് അതിനു വളരെ സപ്പോട്ടിവ് ആയിട്ടാണ്

അതേ, തൊണ്ണൂറുകളില്‍ ഒക്കെ അതിന്‍റെ ഒരു മൊബൈല്‍ ഫോണിന്‍റെ ഒക്കെ വരവിനെ പലരും എതിര്‍ത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ന് നമ്മള് നോക്കുകയാണെങ്കില്‍ നമുക്ക് അറിയാലോ. എല്ലാ രൂപത്തില്‍ സാങ്കേതിക വിദ്യകള്‍ക്ക് പ്രശസ്തി കൂടുതലാണ്.

പ്രശസ്തി കൂടുതലാണ് കാരണം സാങ്കേതിക വിദ്യയില്ലാതെ ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയില്‍ ആയാലും, മറ്റു ഏതു

വേള്‍ഡ് കപ്പില് വരെ ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞത് എഐആര്‍ഇറോബോട്ടിക്

അതിന്‍റെ ബോര്‍ഡുകളില്‍ വരെ പല സെന്‍സറുകളും ഘടിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് എന്നതാണ് നമ്മള്

അതേയതെ, അതെല്ലാം ഘടിപ്പിചിട്ടാണ് അതിന്‍റെ ഓരോ നിയന്ത്രണങ്ങളും റഫറിമാര്‍ക്ക് കിട്ടുന്നത്. രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാള്‍ഡോയുടെ ഒരു

ആ, അതിനു വേണ്ടി വരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്

അങ്ങനെ സാങ്കേതിക വിദ്യ ഇന്ന് എല്ലാരൂപത്തിലും

എല്ലാ ക്ലാസ്സുകളും സ്മാര്‍ട്ട് ആയി കൊണ്ടിരിക്കുന്നു.

എല്ലാ ഒരു എല്ലാ വിവിധതരം ഓഫിസു

ക്ക് വളരെയധികം പ്രസക്തിയേറിക്കൊണ്ടിരിക്കുകയാണ്‌. അതേ തീര്‍ച്ചയായിട്ടും, അത് ഇപ്പം നമ്മടെ

അവിടത്തെ ഈ ഒരു സാങ്കേതിക വിദ്യ എത്രത്തോളം

നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം എന്ന് വച്ചാ ലൊരു കാലം വരെ ഈ വെറും രേ രേഖപ്പെടുത്തീട്ടു പുസ്തകങ്ങള്‍ അല്ലെങ്കില്‍

സിസ്റ്റത്തില്‍ നിന്നു, ആ ഒരു സമ്പ്രദായത്തില്‍ നിന്നു

ആപ്ലിക്കേഷനുകള്‍ വഴി, അല്ലെങ്കില്‍ എല്ലാം ഓരോ എന്താ പറയ്ക സാങ്കേതിക വിദ്യകള്‍ക്കുള്ളില് ഒതുക്കിയെടുക്കാന്‍ ഉള്ള ഒരു ശ്രമമാണ് പല

പിന്നെ, ഞാനൊന്നു മനസിലാക്കിയിടത്തോളം സാങ്കേതിക വിദ്യ എന്നുള്ളത് വളരെ ഉപകാരപ്രദമാണ്. നമ്മളിപ്പോ

നമ്മുടെ ലോക്ക് ഡൌണ്‍ നടക്കുന്ന സമയത്ത്

വീട്ടില്‍ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കാം എന്നുള്ള രൂപത്തില്‍ ഇതിലൂടെ നമുക്ക് സാങ്കേതിക വിദ്യ വളരെയധികം ഉപകാ ഉപകാരപ്രദമായിരുന്നു. ഉപകാരപ്രദമായിരുന്നു. അത് ശരിയാണ് തീര്‍ച്ചയായിട്ടും. ഒരുപാട് ആള്‍ക്കാര്‍ക്ക് ഉപകാരപ്പെട്ടിരുന്നു. മാത്രമല്ല, അത് അതിനെ ഉപകാരപ്പെടുത്തിയിരുന്നു എന്നുള്ളതും സത്യാണ്. പക്ഷേ, എങ്കില്‍ കൂടി അതിന്‍റെ

പിന്നില് പലരും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പല ദുരുപയോഗങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു അതിന്‍റെ മറ്റൊരു മറുവശമാണ്. അല്ലെ?

എന്തായാലും നമ്മള് നല്ല രൂപത്തില്‍ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തണം എന്ന്

എന്നാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്,

തീര്‍ച്ചയായും നിങ്ങളുടെ ഈ സംഭാഷണത്തിനു

ആ, ഒകെ, നന്ദി, നമസ്കാരം.